എന്തൊക്കെയുണ്ട് അവിടുത്തേ വിശേഷങ്ങൾ മലേഷ്യയിലേ വിശേഷങ്ങൾ ഒക്കെ എന്താണ്? നല്ലൊരു ഇവിടേ മത മ്മളൊക്കെയ് നാട്ടിലേ മ്മളൊക്കെയ് ജീവിച്ച് പോരുന്ന ഇവിടേ കൃത്യമായിട് ഒരു മതാചാരങ്ങൾ കൊണ്ടാണ് ജീവികുന്നത് ഒരു ആ ഇസ്ലാമികരീതിയിലുള്ള ആചാരങ്ങളും ഇസ്ലാമിക യൂണിവേഴ്സിറ്റി ആണല്ലേ ലോകത്തിൽ തന്നേ ഏറ്റവും അടിപൊളി ഇവിടൊരു ഒരു ഹിന്ദു ടീച്ചർ ഒക്കെ ഉണ്ട്. ഇവിടെക്കേ എന്താ ന്നു വച്ചാൽ ഹിന്ദുടീച്ചര്‍ ഒക്കെ ചെയ്യണേ എന്താന്നു വച്ചാല് കൃത്യായി നമ്മളെ ഒരു മത ഒരു ഇതിലാണ് പോണത്. കാരണം തൊപ്പി ഇട്ടിട്ട് അല്ലെങ്കിൽ തുണി ഇട്ടിട്ട് ഒക്കെ ആണ് അദ്ദേഹത്തിന്റെ ജീവിത ശൈലി ഒക്കെ

ഇസ്ലാമിക ദിനാചാരങ്ങൾക്ക് ഒരുപാട് മുൻഗണന നൽകുന്ന യൂനിവേർസിറ്റി കൂടിയായിരിക്കും അത് അല്ലേ? അതെയതെ. ഇവിടെ ദിനാചാരങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പെരുന്നാളൊക്കെ എന്താ പറയാ ഞങ്ങൾ ഇവിടെ തന്നെയാ കൂടൽ. ഒരു മൂന്ന് ദിവസം ഇവിടെ പെരുന്നാൾ കൂടും. ഒരു വലിയ സ്ഥിതിയിൽ ഉള്ള പ്രോഗ്രാം ആണ് ഇവിടെക്കെ നടക്കുന്നത്. ഒരുപാട് വിദ്യാഭ്യാസ മേഖലകൾക്കും മൂല്യം കൊടുത്ത്. അതേ പടി അതേ ഒരു സ്ഥാനത്ത് തന്നെ എന്ത് കളി കാര്യങ്ങൾക്കും കൃത്യമായ മൂല്യം കൊടുത്തിട്ടുള്ള ഒരു ആഘോഷ പഠന രീതിയാണ് ഇവിടെ അല്ല ഈ മതപരമായ വിദ്യാഭ്യാസത്തിൽ മത പരമായിട്ടുള്ള വിദ്യാഭ്യാസ പഠനം നടത്തിയതിന് ശേഷം എന്താണ് പ്ലാനിംഗ്? പിന്നീടുള്ള തുടർജീവിതം എങ്ങനെ കൊണ്ട് പോവനാണ് ഉദേശിക്കുന്നത്? ഞാൻ ഉദേശിക്കുന്നത് ഇപ്പോ നമ്മൾ സ്റ്റഡി നടത്തി കൊണ്ടിരിക്കുന്നത് ഈ ഖുർആനിൽ ആ ആ ഖുർആനിൽ നിലവിൽ ഈ ഖുർആനിൽ ഒരുപാട് എല്ലാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് കൊണ്ട് ഖുർആനിൽ എന്ത് നമ്മളെ പൊറാട്ട ഉണ്ടാക്കുന്നത് ഖുർആനിൽ പറയുന്നുണ്ടോ?

അല്ലെങ്കിൽ ഒരു ടാങ്കിയുടെ ടാങ്കി എന്നുള്ള അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫയർ എന്നുള്ള ഒരു ഈ തരത്തിലുള്ള തമാശ രീതിയിലുള്ള ട്രോള്‍ പരമായിട്ട് എടുക്കാവുന്ന പല രീതിയിലുള്ള ക്വസ്റ്റിന്‍സും ഒരിക്കലും നമ്മൾ അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഖുർആനിൽ എല്ലാതും പറഞ്ഞത് എന്താണ് പറയിണ്ടു അതാ പറഞ്ഞത് എല്ലാ മതക്കാർക്കും ലോക ജനതക്ക് അല്ലെങ്കിൽ ലോക സമൂഹത്തിന് മൊത്തത്തിൽ അറക്കപ്പെട്ട ഇറക്കപ്പെട്ട ഒരു കിതാബാണെന്ന് കൃത്യമായിട്ട്‌ അല്ലാഹു സുബ്ഹാനഹു വ തഹാല പറയുന്നുണ്ട് അപ്പോ ഈ രീതിയിലുള്ള പഠനം അങ്ങനെയാണോ അങ്ങനെയല്ലേ ഇനി അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്ത് കൊണ്ട് അള്ളാ അങ്ങനെ പറഞ്ഞു ഇനി ഇങ്ങനെ പറയാഞ്ഞത് തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ അപ്പോ ഇതിന്റെ ഇടയിലുള്ള ഒരു ഒരു സ്കെയിൽ വച്ചിട്ടുള്ള ഒരു പഠനമാണ് നടത്തുന്നെ. കറെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിലപാടിന് അനുസരിച്ച് ഇങ്ങനെ വ്യക്തായിട്ട് കൊണ്ടോവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഒരു പൊറാട്ട സ്റ്റഡി മതപരമായിട്ടുള്ള ചർച്ചകൾക്കും വിദ്യാഭ്യാസത്തിനും പുറമെ അവിടെ മറ്റു മതക്കാർ ആയിട്ടുള്ള രാജ്യക്കാർ ഒക്കെ വരുന്നുണ്ടല്ലോ. അവർ എങ്ങനെയാണ് അവരെ അടോപ്റ്റ് ചെയ്യുന്നത് എങ്ങനെ അവിടെ സഹകരിച്ച് പോകുന്നത്

ഒരുപാട്. അവിടെ സഹകരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒക്കെ ഇസ്ലാമിന്റെ ആ ഒരു ജമാല് അവരുടെ ഇസ്ലാമിന്‍റെ ആസ്തെറ്റിക്സ് ഐറ്റംസ് കണ്ടിട്ടാണ് ഇവര് തീർച്ചയായും ഈ ഒരു എന്ത് യൂറോപ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആള്‍ക്കാര് വരുന്നത് എന്ന് തോന്നുന്നു അല്ലേ. പക്ഷെ നമ്മള് ആലോചിക്കാണെങ്കില്‍ ഏറ്റവും കൂടുതൽ സയനിസ്റ്റുകള്‍ ഇസ്ലാമിനെ നിഷിദ്ധ നിഷിദ്ധമാണെന്ന് പറയുന്ന ടീംസും വരുന്നത് യൂറോപ്പിൽ നിന്ന് തന്നെയാണ്. ആ യൂറോപ്പിൽ

പഠിക്കാൻ ആൾകാർ മലേഷ്യയിൽ വരുന്നത് അല്ലേ. കൂട്ടുകാർ ഒക്കെ ഉണ്ടാവില്ലേ യൂറോപ്പിൽ നിന്നുള്ള

ആഹ് ഖത്തർ ഫിലോ ഫിലോ എന്ന് പറഞ്ഞ നമ്മളെ പ്രധാനപ്പെട്ട കൂട്ടുകാരൻ ഉണ്ട്.

മമ് ഇവിടെ എന്താ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഒരു സയനിസ്റ്റ് ആയിട്ട് അവരെ ഒഴിവാക്ക എന്നുള്ളതില്ല. ഒരു പക്ഷേ ഒരു സയനെറ്റ് ആയത് കൊണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് കൂടെ വിളിച്ച് അവർക്ക് ഇസ്ലാമിക ജീവിത രീതികൾ ഇസ്ലാമിക ജീവിത ശൈലികൾ ഇസ്ലാമിന്റെ സമാധാന സമാധാന സമീപനത്തിലൂടെ നമ്മള് ഇസ്ലാമിലേയ്ക്ക് ക്ഷണിക്കണം അവരെ ഒരുപാട് നമ്മളൊന്നും നമ്മളൊന്നുമായി ഇസ്ലാമിന് അർഥം വച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അർഥം വച്ച് ഇസ്ലാമിന്റെ ഖുർആനിക വചനങ്ങൾക്ക് അർഥം വച്ച് ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനൊന്നും അല്ല ഇപ്പഴത്തെ ഒരു റീഡിംഗ് വാണ്ടത്.

ഞാൻ ഈ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡിഗ്രീ പഠനം കഴിഞ്ഞതിന് ശേഷം ഓക്സ്ഫോർഡ് യൂനിവേർസിറ്റിയിലേക്കൊക്കെ പോവാനാണ് അപ്പൊ എങ്ങനെണ് സാധ്യതകളും ജോലി സാധ്യതകളും ഏത് കോഴ്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ള സംശയം ഉണ്ട്. ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് അതിന്റെ അതിന്ടൊപ്പം ഫോളോ ചെയ്ത് ഫോളോ അപ് ചെയ്യാന്‍ പറ്റിയ അതെ അതെ തീർക്കും തീർക്കും

ഒരു ലിങ്ക് ഉണ്ട്. അപ്പോ കൃത്യമായിട്ട്‌ ഈ ലിങ്കില് സബ്സ്ക്രൈബ് ചെയ്താൽ കൃത്യായിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കിട്ടും. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ ഒരു തീർത്തൂം ചെയ്യാൻ പറ്റുന്നൊരു കാര്യാണ് അവിടെ ഉള്ള കാര്യങ്ങൾ ഒക്കെ കൃത്യായി അറിയാ എന്നുള്ളത്. അതിന് ഞാൻ ഒരു നമ്പർ വിട്ട് തരാം നമ്മളെ എന്റോരു എന്റെ ഒരു മറ്റൊരു സുഹൃത്ത് ഇവിടെ ഓക്സ്ഫോർഡ് യൂനിവേർസിറ്റിയിൽ പഠനം നടത്തി കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അവൻ പഠനം പൂർത്തിയാക്കി ഇറങ്ങും എന്നാണ് അറിയിച്ചിരുന്നത്. അപ്പോൾ അവനോട് ചോദിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഒക്കെ. എന്നാലും മലേഷ്യൻ യൂനിവേർസിറ്റിയും ഓക്സ്ഫോർഡ് യൂനിവേർസിറ്റിയും തമ്മിൽ ചെറുതായിട്ടൊന്ന് താരതമ്യം ചെയ്ത് ഞാനൊരു ഇസ്ലാമിക് പഠനങ്ങൾക്ക് പഠനങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നത് കൊണ്ടാണ് എന്ത് ഓക്സ്ഫോർഡ് മലേഷ്യ തിരഞ്ഞെടുക്കാൻ കാരണം. ഏതായാലും നല്ലൊരു തെരഞ്ഞെടുപ്പാണ് ഈ ഒരു ഇത് എന്നുള്ളതാണ്